ആ നനി എടക്കെ പട്ടാണി വിട്ട് പോയി പട്ടാണി എനിക്ക് പിടിചിട്ട് അതിനാണ് എ എ കുറേ ആൾക്കാർക്ക് അത് പിടിച്ച സാധനാണ് പ്പൊ ഈ പട്ടാണി അതെങ്ങനെയാണ് നനി പട്ടാണി നന്നായിട്ട് ഒണക്കണം നല്ല ഒണങ്ങി നല്ല അതായിട്ട് ഒരു വെതയാക്കി ഒണക്കി ഒണക്കി വെച്ചിട്ട് അതു ഇതേ മായിരി എന്നെ പാത്തി കെട്ടണം നല്ല പാത്തി വഴലത്തില് പാത്തി കെട്ടീട്ട് ചെറിയ വര മാതിരി എടുക്കണം എന്നിട്ട് അതില് ഓരോന്നോരോന്ന് കുത്തിയിടണം ഓരോന്നോരോന്ന് കുത്തിയെടുത്തിട്ട് ഒരു പത്ത് ദിവസാവുമ്പൊ അത് മുളയ്ക്കും പത്ത് ദിവസം അയിന് മുള വരുന്ന സമയത്ത് നമ്മള് നേരെ കോല് കുത്തിക്കൊടുക്കണം ചുറ്റും കോൽ കുത്തി പന്തല് മാതിരി കോൽ കുത്തിക്കൊടുക്കണം അപ്പൊ കോൽ കുത്തിക്കൊടുക്കുമ്പൊ അതില് നന്നായിട്ട് പടരും പടരുമ്പൊ നമ്മള് ആ വിടരുമ്പൊ ഈ കുത്തിക്കൊടുക്കുമ്പളെ അതിനൊക്കെ വെതയു ഇടണം അയിന് എരുവിടണം എരുവ് പറഞ്ഞാ തീറ്റകള് ചീന തിന്നാനുള്ള വളവു ഇടണം വളോ ഇട്ട് കൊടുത്തുട്ടുണ്ടെങ്കി പിന്നെ അതില് ഇടാൻ പറ്റൂല പട്ടാണിയിൽ അത്ര ദൂരത്തിലഇടണം അതുകൊണ്ട് അന്നക്കേ നമ്മള് പാത്തി കെട്ടുമ്പളെ പാത്തിലെല്ലാം പിന്നെ മരുന്നുകളും അതിലിട്ടിട്ടുണ്ടാവും പിന്നെ മരുന്ന് മാത്രൊ അടിക്കാൻ പറ്റുള്ളൂ ഉം ശരി ശരി നനിമ ഉം പിന്നെ ഞങ്ങളൊക്കത് ആ കാലത്തൊക്കെ ഞങ്ങള് വന്ന കാലത്തെല്ലാ ഇവടന്ന് ഞങ്ങളൊക്കെ അത് വ്യവസായം ചെയ്തതാണ് ഞങ്ങളൊക്കെ അതില്ലാണ്ടിരുന്ന പറ്റൂല ഞങ്ങളെല്ലാ വ്യവസായവും ചെയ്തതാണ്

അപ്പൊ ഇനി നമ്മള് ഇത്രയും നമ്മക്ക് കഴിക്കാൻ ഇണ്ടാക്കി തരുന്ന ഏർ ഇ ആഹ് വ്യവസായിമാരും ഏർ വ്യവസായത്തിനെയും നമ്മള് കാക്കണം എല്ലാരും ഇപ്പൊ വ്യവസായം ചെയ്യാൻ പറ്റാണ്ട് കുറേ കടും പെറ്റി പറ്റിട്ട് അവര് ഏർ കുറേ ആൾക്കാര് വ്യവസായത്തില് മരിച്ചും പോണിണ്ട് അപ്പൊ നമ്മള് അവരിനേം കൊറച്ചൊക്കെ കാക്കണം അതിലും കൊറച്ച് ശ്രദ്ധ വേണം ഏർ ശരി നനി എന്നാ പിന്നെ നോക്കട്ടാ ഉം എന്നാ ശരി നമ്മൾ പിന്നെ കാണാട്ടോ ഇനി പിന്നെ നമ്മള് എന്തെങ്കിലും സന്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ ചോയ്ക്ക്